ലിബ്രിയോഫീസ് impress വ്യൂവിംഗ് a പ്രസന്റേഷൻ നെക്കുറിച്ചുള്ള സ്പോകെൻ ട്യൂട്ടോറിയൽ ലേയ്ക്ക് സ്വാഗതം ഈ ട്യൂട്ടോറിയൽ ല് നമ്മൾ വ്യൂ ഓപ്ഷൻസ് നെക്കുറിച്ചും അതിന്റെ ഉപയോഗത്തെക്കുറിച്ചും കൂടാതെ അവയുടെ മാസ്റ്റർ പേജസ് നെക്കുറിച്ചും പഠിക്കും
നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് 1004 കൂടാതെ ലിബ്രിയോഫീസ് സ്യൂട്ട് പതിപ്പ് 334
നമുക്കാദ്യം ഡബിള് ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രസന്റേഷൻ സാംപിൾ ഇംപ്രസ് തുറക്കാം
നിങ്ങള്ക്ക് ഒരുപാട് മെച്ചപ്പെട്ട പ്രസന്റേഷൻ തയ്യാറാക്കാന് സഹായിക്കുന്ന ഒരുപാട് ഓപ്ഷനുകള് ലിബ്രിയോഫീസ് ഇംപ്രസ് ലുണ്ട്
നിങ്ങള് ലിബ്രിയോഫീസ് ഇംപ്രസ് തുറക്കുമ്പോള് ഡിഫാൾട്ട് ആയി ഇങ്ങനെയിരിക്കും
ഇതിനെ നോർമൽ വ്യൂ എന്ന് വിളിക്കുന്നു
പ്രസന്റേഷൻ മറ്റേതെങ്കിലും വ്യൂവില് ആയിരിക്കുമ്പോള് നിങ്ങള്ക്ക് നോർമൽ tabല് ക്ലിക്ക് ചെയ്ത് നോർമൽ വ്യൂ യിലേയ്ക്ക് തിരിച്ചുപോകാം
അല്ലെങ്കില് വ്യൂ കൂടാതെ നോർമൽ ഉം ക്ലിക്ക് ചെയ്യാം
നോർമൽ വ്യൂ യില് നിങ്ങള്ക്ക് സ്ലൈഡ്സ് സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും
ഉദാഹരണത്തിന് നമുക്ക് സ്ലൈഡുകളുടെ ഡിസൈൻ മാറ്റാന് സാധിക്കും
ഇത് ചെയ്യാന് Overviewഎന്ന ശീര്ഷകമുള്ള slideല് പോവുക
ടാസ്ക്സ് പാനെ ല് വലത് സൈഡ് ല് മാസ്റ്റർ പേജസ് വിഭാഗത്തില് യൂസ്ഡ് ഇൻ തിസ് പ്രസന്റേഷൻ ന് കീഴില് നമുക്ക് സ്ലൈഡ് രൂപമാതൃകയായ പിആർഎസ് സ്ട്രാട്ടജി കാണാം ഇതിനു കീഴില് നമുക്ക് റിസെന്റ്ലി യൂസ്ഡ് കൂടാതെ അവെയിലബിൾ ഫോർ യുഎസ്ഇ സ്ലൈഡ് എന്ന രൂപമാതൃകകള് കാണാന് സാധിക്കും
നിങ്ങളുടെ ആഗ്രഹമനുസരിച്ച് ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്യുക
വർക്ക്സ്പേസ് പാനെ ലെ സ്ലൈഡ് ഡിസൈൻന്റെ മാറ്റം ശ്രദ്ധിക്കുക
സ്ലൈഡ് ഡിസൈൻ മാറ്റാന് എത്രയെളുപ്പമാണ് എന്ന് കാണുക നിങ്ങൾ സൃഷ്ടിച്ച ഡിസൈൻ നിങ്ങളുടെ slideന്റെ പശ്ചാത്തലമായി കൊടുക്കാം അടുത്തതായി നമ്മള് ഔട്ട്ലൈൻ വ്യൂ കാണും
നിങ്ങള്ക്ക് ഈ കാഴ്ചയിലേയ്ക്ക് വ്യൂ കൂടാതെ ഔട്ട്ലൈൻ ല് ക്ലിക്ക് ചെയ്തു പോകാം അല്ലെങ്കില് ഔട്ട്ലൈൻ tab ല് ക്ലിക്ക് ചെയ്തും
ഇവിടെ സ്ലൈഡ്സ് ക്രമീകരിച്ചിരിക്കുന്നത് ഉള്ളടക്ക പട്ടിക പോലെ ഒന്നിനു ചുവടെ മറ്റൊന്ന് എന്ന ക്രമത്തിലാണ് ഇവ സ്ലൈഡ് ഹെഡിംഗ്സ് ആണ്
സ്ലൈഡ് ഹെഡിംഗ് ഓവർവ്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക
ഔട്ട്ലൈൻ tab തിരഞ്ഞെടുത്തപ്പോള് നമ്മള് ഓവർവ്യൂ സ്ലൈഡിലായിരുന്നതിനാലാണ് ഇത് സംഭവിച്ചത്
ഐക്കൻസ് ഇവിടെ ബുള്ളറ്റ് പോയിന്റ്സ് പോയിന്റുകളുടെ രൂപത്തിലും നിങ്ങള്ക്ക് കാണാം
നിങ്ങള് ഈ ബുള്ളറ്റ് പോയിന്റ്സ് കള്ക്ക് മുകളിലൂടെ മൌസ് നീക്കുമ്പോള് കർസർ ഒരു കൈ മാതൃകയിലേയ്ക്ക് മാറുന്നത് നിങ്ങള്ക്ക് കാണാം
നമുക്ക് തുടര്ന്ന് ഈ ഇനങ്ങളെ മുകളിലേയ്ക്കോ താഴേയ്ക്കോ മാറ്റുകയോ ഒരു സ്ലൈഡ് ന് അകത്തുതന്നെ പുനഃക്രമീകരിക്കുകയോ ചെയ്യാം
അല്ലെങ്കില് സ്ലയ്ടുകളുടെ കുറുകെ
നമുക്ക് ഈ മാറ്റങ്ങള് CTRL കൂടാതെ Z അമര്ത്തിക്കൊണ്ട് ഇല്ലാതാക്കാം അതുവഴി നമ്മുടെ പ്രസന്റേഷൻ അതിന്റെ അസല് രൂപത്തില് കാണാന് സാധിക്കും വ്യൂ കൂടാതെ സ്ലൈഡ് സോർട്ടർ എന്നിവയില് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്ലൈഡ് സോർട്ടർ വ്യൂ യിലേയ്ക്ക് മാറാം
അല്ലെങ്കില് സ്ലൈഡ് സോർട്ടർ tab ല് ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഈ വ്യൂ നിങ്ങള്ക്ക് ആഗ്രഹമുള്ള രീതിയില് സ്ലൈഡ്സ് പുനഃക്രമീകരിക്കുന്നതിന് സഹായിക്കും
ഉദാഹരണത്തിന് സ്ലൈഡ് നമ്പര് 9 10 എന്നിവ മാറ്റാന് സ്ലൈഡ് നമ്പര് 10 ല് ക്ലിക്ക് ചെയ്യുക ഇനി മൌസ് ബട്ടൺ വിടുക
സ്ലൈഡ്സ് പരസ്പരം സ്ഥാനം മാറുന്നു
നോട്ട്സ് വ്യൂ ല് നിങ്ങള്ക്ക് നിങ്ങളുടെ പ്രസന്റേഷൻ നെ സഹായിക്കുന്ന കുറിപ്പുകള് എഴുതാം
നോട്ട്സ് വ്യൂ യിലേയ്ക്ക് പോകാന് വ്യൂ തുടര്ന്ന് നോട്ട്സ് പേജ് ല് ക്ലിക്ക് ചെയ്യുക
നിങ്ങള്ക്ക് നോട്ട്സ് tab ലും ക്ലിക്ക് ചെയ്യാവുന്നതാണ്
സ്ലൈഡ്സ് പാനെ ല് നിന്ന് ഡെവലപ്പ്മെന്റ് അപ്പ് ടോ പ്രസന്റ് എന്ന സ്ലൈഡ് തിരഞ്ഞെടുക്കുക
നോട്ട്സ് ഭാഗത്ത് ചില വാക്കുകൾ ടൈപ്പ് ചെയ്യുക
നിങ്ങളുടെ സ്ലൈഡ് കള് പ്രൊജക്ടർ ല് കാണുമ്പോള് നിങ്ങള്ക്കപ്പോഴും മോണിറ്ററില് നോട്ട്സ് കാണാന് സാധിക്കും പക്ഷെ നിങ്ങളുടെ കാഴ്ചക്കാര്ക്ക് അവ കാണുകയുമില്ല
ഇനി നമുക്ക് നോർമൽ tab ല് ക്ലിക്ക് ചെയ്യാം
നമുക്ക് വലതുഭാഗത്തെ ടാസ്ക്സ് പാനെ ലേയൂട്ട് സെക്ഷൻ ല് പ്രസന്റേഷൻ ന്റെ ലേയൂട്ട് മാറ്റാവുന്നതാണ്
ടാസ്ക്സ് പാനെ കാണിക്കാനോ മറയ്ക്കാനോ വ്യൂ കൂടാതെ ടാസ്ക്സ് പാനെ ക്ലിക്ക് ചെയ്യുക
ഇത് ടാസ്ക്സ് പാനെ കാണിക്കുകയോ മറയ്ക്കുകയോ ചെയ്യും
ഒരു സ്ലൈഡ് ന്റെ ലേയൂട്ട് മാറ്റാന് ലേയൂട്ട് സെക്ഷൻ ഉപയോഗിക്കുക
ഡെവലപ്പ്മെന്റ് അപ്പ് ടോ പ്രസന്റ് എന്നു പേരായ സ്ലൈഡ് തിരഞ്ഞെടുക്കുക
Layoutല് നിന്ന് ടൈറ്റിൽ കണ്ടെന്റ് ഉള്ളടക്കത്തിനു മുകളില് തിരഞ്ഞെടുക്കുക
ഇത് സ്ലൈഡ് ന്റെ ലേയൂട്ട് മാറ്റുന്നു
ഇതോടെ ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു
ചുരുക്കത്തില് നമ്മള് പഠിച്ചത് വ്യൂ ഓപ്ഷൻസ് കൂടാതെ അവയുടെ ഉപയോഗങ്ങളും കൂടാതെ മാസ്റ്റർ പേജസ് ഉം ആണ്
ഈ കോമ്പ്രഹന്ഷന് ടെസ്റ്റ് അസൈന്മെന്റ് പരീക്ഷിക്കുക
ഒരു പുതിയ പ്രസന്റേഷൻ ശ്രമിക്കുക
കരിനീല പശ്ചാത്തലവും ഇളം നീല ശീര്ഷക മെഖലയുമായി ഒരു മാസ്റ്റര് സൃഷ്ടിക്കുക
താഴെക്കാണുന്ന ലിങ്കില് ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോകെൻ ടുടോറിയൽ പ്രോജെക്റ്റ് സമ്മറയിസ് ചെയ്യുന്നു
നിങ്ങള്ക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കില് നിങ്ങള്ക്കത് ഡൌണ്ലോഡ് ചെയ്ത് കാണാം സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വര്ക്ഷോപ്പുകള് നടത്തുന്നു ഓണ്ലൈന് പരീക്ഷ ജയിക്കുന്നവര്ക്ക് സാക്ഷ്യപത്രങ്ങള് നല്കുന്നു കൂടുതല് വിശദാംശങ്ങള്ക്കായി contactspoken tutorialorg ലേയ്ക്ക് എഴുതുക സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് എന്നത് തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഭാഗമാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ മുഖാന്തരമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് spoken tutorialorgnmeict ഇൻട്രോ യില് ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ ഐറ്റ് ബോംബേ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി